ഹാലോ നമസ്കാരം

ആഹ് ഞാൻ ഒരുപാട് ആയി ശ്രമിക്കുന്നു എൻ്റെ ഫോണ് ഏഹ് റെഡ്‌മി ഒരു ഫോണാണ് അപ്പൊ അതാണെങ്കി ചവറാവാൻ ആയിക്കുന്നു അഞ്ചാറ് വർഷം യുസെയുന്നു. താങ്കളുടെ ഫോൺ ഏതാണ് ഇതൊരു വിളിച്ച് ഒരുപാട് നേരായി വിളിക്കാൻ നോക്കുന്നു ഇപ്പൊ കിട്ടണിലാ ആരേം ഇതിലാണ് വിളിച്ചേ അത് ഞാൻ ഏറോപ്ലെൻ മോഡ് ഓൺ ആക്കി ഇട്ടിക്കേർന്ന് ഞാൻ ഐഫോൺ ആണ് ആഹ് ഓഹ് ഐഫോൺ ഒരു ഐ ട്ടി കമ്പനി ആഹ് ഐ ട്ടി കമ്പനി ജോലി ചെയ്യണല്ലോ അപ്പൊ

അതെ സ്റ്റാൻഡേർഡിന് പുറമെ കമ്പനി വക ആയിട്ടത് കിട്ടിയ ഫോണാണ് എന്നുള്ളതാണ് വലിയൊരു ഓഹ് കമ്പനി കമ്പനി അപ്പൊ അത്രേം നല്ലൊരു കമ്പനി ആണെന്നുള്ള അതും

അതേയതെ മറ്റ് ഇപ്പോത്തെ മറ്റ് വലിയ വലിയ ടീമുകൾകുള്ള വെബ്സൈറ്റ് ഉണ്ടാക്കി കൊടുക്കേ സാങ്കേതിക വിദ്യ അണല്ലോ ഇപ്പൊ നമ്മളെ ഏറ്റവും വല്യ പൂള്ന്ന് പറയുന്നത് ഓഹ് തീർത്തും പ്രശംസനീയം വല്യ രീതിയിൽ

അതെയതെ ഇപ്പൊ മറ്റ് വലിയ വലിയ വലിയ സംഘടനകൾക്ക് ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഫിഫ വേൾഡ് കപ്പിനുള്ള ആവിശ്യമായിട്ടുള്ള അവർക്ക് ഒറ്റ വെബ്സൈറ്റ് ഉണ്ട് അതിന് പുറമെ ഒരു വെബ്‌സൈറ്റിന് പല വെബ്സൈറ്റുകൾ ഉണ്ടാവും പല ആവിശ്യങ്ങൾക്കായിട്ടുള്ള അതെ ഈ ഫിഫ ടെ വെബ്സൈറ്റ് എടുത്ത് ചെറിയൊരു മാറ്റം വരുത്ത് അതിലുള്ള കളർ തീർത്തും അത് എന്തിൻ്റെ പ്രതീകം ആണെന്ന് മനസിലായില്ല തീർത്തും അതൊരു എനിക്ക് ബോർ ആയിട്ട് തോന്നി നമുക്കൊരു കാണുംമ്പോ ഒരു ആഹ് അത് ലോഗോ ഒക്കെ ശ്രദ്ധിച്ചാ മതി ഓരോ കളറുകൾക്കും പ്രദിനീകരിക്കുന്ന ഓരോരോ ആശയങ്ങൾ ഉണ്ടാവും

അത് ഏറ്റവും കൂടുതൽ ആ ആശയങ്ങൾ അഹ് നമ്മുടെ സാങ്കേതിക വിദ്യയിലൂടെ മറ്റുള്ളവരിലേക് എത്തിക്ക എന്നുള്ളതാണ് നമ്മുടെ കമ്പനിടെ ലക്‌ഷ്യം അത് കോഡിങ്ങിലൂടെ ഒക്കെ നമ്മൾ കാര്യായിട്ട് ആ കളറുകൾ നമ്മൾ സാധരണ വിചാരിക്കുന്നത് പോലെ ഗ്രാഫിക് ഡിസൈനിങ്ങിനൊക്കെ പുറമെ കോഡിങ്ങിലൂടെ തന്നെ ഓരോ കളറിനും ഓരോ ഹാഷ്ടാഗ് മോഡൽ ഇപ്പൊ ഈഹ് വൈറ്റ് കളറിനാണെങ്കിൽ ഹാഷ്ടാഗ് സീറോ സീറോ ത്രീ സെവെൻ എന്ന് പറയുന്ന പോലെ ഓരോരോ കളറിനും ഓരോരോ കോഡുകളുണ്ടണ്ടാവും അപ്പൊ ഈ കോഡുകൾ വെച്ചിട്ടാണ് നമ്മൾ ഓരോ വെബ്സൈറ്റുകളും ഡിസൈൻ ചെയ്യുന്നത് അപ്പൊ ഇപ്പോഴത്തെ ഒരു ഡിസൈനിങ് നമുക്ക് വലിയ വലിയ വെൽ ഡെവലപ്പ്ഡ് ഡിസൈനേഴ്സിനെ ആവിശ്യമാണ്

ഞങ്ങളെ ഞങ്ങളെ കമ്പനിടെ ആസ്ഥാനം വരുന്നത് ലണ്ടനിൽ ആണ് പക്ഷെ ഞങ്ങളിപ്പോ ജോലി ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ ജോലി ചെയ്തോണ്ടിരിക്കുന്നത് ഹൈദരാബാദിൽ ആണ് അതിൻ്റെ സെൻട്രായിട്ടുള്ള അപ്പൊ

ഇവിടെ പല പല ഇന്ത്യക്കാർ ആണ് അങ്ങിനെ പല പല രാജ്യങ്ങളിൽ പരസ്പരം കോർപ്പറേറ്റ് ഓ ഒരു വലിയ സംഘടനക്കുള്ള സാങ്കേതിക വിദ്യയിലൂടെ ഉള്ള സാങ്കേതിക വിദ്യ എന്ന് എടുത്ത് പറയാൻ കാരണം ഈ സൈറ്റ് എന്നുള്ളൊരു അതിൻ്റെ ഏറ്റവും വലിയ മുന്നേറ്റം ആണല്ലോ അപ്പൊ ഒരു സൈറ്റ് ഉണ്ടാകുമ്പോ ഒരിക്കലും ഒരു ഇൻഡിവിജുവലി ഒരാൾ ഉണ്ടാക്കെ എന്നുള്ളതിന് പുറമെ ഒരു വലിയ ഒരു ടീം ആണ് ഞങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഓരോ ടീമുകളും പല പല ഏഹ് ഭാഗങ്ങളാണ് ഒരു സൈറ്റിൻ്റെ ചെയ്യേ അപ്പൊ അത്രേം വെൽ ഡെവലപ്പട് ആയിരിക്കുംമ്പോ ഒരുപാട് പേര് ഒറ്റയടിക്ക് സൈറ്റിലെക് എൻ്റെർ ചെയ്യുമ്പോ ഉള്ള സൈറ്റ് ജാം ആവുക എന്നൊക്കെ കേട്ടിട്ടുണ്ടോ ഒരുപാട് തിരക്ക് വരെ രക്ഷ് വരാനൊക്കെ ഇപ്പൊ നമ്മൾ ഒരുപാട് വണ്ടികൾ വന്നാൽ ട്രാഫിക് ജാം ഉണ്ടാവുന്നത് പോലെ അത്തരത്തിലുള്ള ജാമുകൾ ഒഴിവാക്കാ രീതിയിലുള്ള പല പല വെൽ ഡെവലൊപ്പേഴ്‌സ് ആയിട്ടുള്ള ആളുകളുടെ സഹായം വേണ്ടിവരും ഈ കോഡിങ്ങിൽ

കോഡിങ്ങ്ന് മാത്രമല്ല പലതും ഗ്രാഫിക് ഡിസൈൻ ഒക്കെ ഇതിന് ഒരു ഉദാഹരണം തന്നെയാണാലോ

ഇനീപ്പോ ആപ്പുകളാണെങ്കിലും സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞാൽ ലോകം മൊത്തം സാങ്കേതിക വിദ്യൻ്റെ നിറുത്തൂണിൽ ആണ് സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് സുക്കർബർഗ് ആയാലും അതേപോലെ ഇന്ത്യക്കാരെ അഭിമാനം ആയിട്ടുള്ള ഗൂഗിൾ ഉള്ള സുന്ദർ പിച്ചൈ ആയിരുന്നാലും എല്ലാവരുടേം ടൂൾ എന്ന് പറയുന്നത് സാങ്കേതിക വിദ്യ ആണ് അതിലൂടെ ആണ് ജീവിതം തന്നെ കടന്നു പോകുന്നത് സാങ്കേതിക വിദ്യ ഇല്ലാതെ ഇന്ന് ആർക്കേലും ജീവിക്കാൻ കഴിയോ ഒരിക്കലും ഇല്ല

അതെയതെ ഫോണില്ലാതെ നമ്മൾ ഫോൺ എന്നല്ല മറ്റ് ഉപകാരണങ്ങളായാലും പിന്നെ അന്ന് റെഡ്‌മി മാറ്റിയിട്ട് ഐഫോൺ ആകണം എന്നുള്ളതാണ് തീർത്തും താങ്കളുടെ വോയിസ് കേൾക്കുമ്പോൾ എനിക്ക് ആ ഒരു ഐഫോൺ മോഡൽ ഉള്ള ഉപയോഗിക്കാൻ കാരണം ഒരുപാട് ലോഡ് പിന്നെ അതേപോലെ തന്നെ നല്ല വർക്ക് ലോഡ് ഒക്കെ ഈ ഒരു എൻ്റെ ഒരു ജോബിന് വരുന്നുണ്ട് ഇവിടെ ഒരു പക്ഷെ ഇത് അഹ് അപ്പുറം എന്താന്നുവെച്ചാൽ ഞാനൊരു ടീച്ചിങ് മേഖല ആണ് ആപ്പോ ഇവിടെ നമ്മൾ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കൃത്യമായ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഫോട്ടോ എടുക്കേണ്ടി വരും വീഡിയോ എടുക്കേണ്ടി വരും ഇതൊക്കൊരു റെഡ്‌മി ഫോണില് എടുക്കുമ്പോ അതിൽ ജാം ആയിട്ട് പിന്നീട് നമുക്ക് ഫോൺ തുറക്കാൻ പറ്റാത്ത അത്തരേം ഹാങ്ങ് ബാധിച്ച ഒരു ഫോണായി മാറേണ് അപ്പോ ഈ ഇങ്ങനെ അതേപോലെ തന്നെ ഈ ക്വാളിറ്റി കാര്യങ്ങളിൽ ആണെങ്കിലും ആഹ് അതല്ല ബാക്കി ഉള്ള ഇനിയൊരു വിഷയങ്ങളുടെ ഒരു കാര്യങ്ങളും എല്ലാം അത്രേം സേഫ്റ്റി ഇപ്പൊ നമ്മളെ അകൗണ്ടിൽ ഒക്കെ ഉള്ള ക്യാഷ് എന്ന് പറഞ്ഞാൽ അമ്പത്തെട്ട്‍ ലക്ഷത്തിൻ്റെ ഒരു അടുത്ത അമ്പത്തെട്ടെ സംതിങ് ഒക്കെ വരുന്ന് അപ്പൊ ഈ രീതിയിൽ ഞമ്മളെ ഒരു ഫോൺ കൊണ്ടുനടക്കാന് പറഞ്ഞാൽ വിദ്യാർത്ഥികളെ ഇടയിൽ കൊണ്ടുനടക്കാ അത്രേം വെൽ ഡെവലപ്പഡ് സ്റ്റുഡന്റസ് ആണ് ഇവിട നിലവിൽ ഉള്ളെ അപ്പോ ആ രീതിയിൽ തന്നെ ഞാന് ഇപ്പൊ ഉദ്ദേശിക്കുന്നത് അത്രേം സേഫ്റ്റി ആയിട്ട് ഞാൻ ഒരുപാട് അന്വേഷിച്ചു വേറൊരു ഈഹ് സിസ്റ്റം നമുക്ക് എടുത്ത് പറയത്തക്ക സാധനം ഒന്നും കാണാൻ ഇല്ല ആ ഒരു രീതിയിൽ ഞാന് ഈ ഒരു ഈ ഓപ്ഷൻ തെരഞ്ഞെടുത്തക്കേണ് ആഹ് ഒകെ ഒകെ അങ്ങിനെയൊക്കേണല്ലേ കാര്യങ്ങള് എന്തായാലും ഉഷാറായി പോട്ടെ നമ്മളുടെ സാങ്കേതിക വിദ്യ ഒരുപാട് മുന്നേറാൻ ഉണ്ട് ഒരുപാട് ഉണ്ട് ഈ അമേരിക്കയിൽ ഞാൻ പോയൊക്കെ അവിടെനോക്കെ പറഞ്ഞാൽ ഇപ്പോഴും അവിടൊക്കെ നമ്മൾ ഒരു കടയിൽ പോയാൽ ഒരു കടാന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് മനുഷ്യന്മാരുടെ ജോലി ഒരുപാട് നമുക്കവിടെ തെളിവ് പണമിടപാടുകൾ വരെ ഗൂഗിൾ പേ മോഡൽ ആയില്ലേ പറഞ്ഞാൽ ഒരു സാധനത്തിന് പകരം മറ്റൊരു സാധനം തരുന്ന സമൂഹത്തിൽ നിന്ന് നമ്മൾ ക്യാഷിലേക്ക് മാറി ക്യാഷിൽ നിന്ന് സാങ്കേതിക വിദ്യ ആയിട്ടുള്ള ഈ ഒരു

ആഹ് ഒകെ ഒകെ ശെരി നമുക്ക് പിന്നീട് സംസാരിക്കാം എൻ്റെ ബോസ് വിളിക്കുന്നു